ങാ....എന്തൊക്കെയാണ്?

ങാ, കേക്കണ്ണ്ട്, ആരാണിത്??

അള്ളോ! കുഞ്ഞുണ്ണിയാ. എന്താണ്ടാ വർത്താനം?

എന്തേ പ്രത്യേകിച്ച് വിളിച്ചത്? എനിക്ക് കുറച്ചു കാര്യങ്ങൾ അറിയണമെന്നുണ്ട്...

ആണോ? ഞാന് .പറഞ്ഞലേടാ..

അത് പ്രൈവറ്റിനെക്കാട്ടീൻ കൂടുതല്. പ്രൈവറ്റ് സ്കൂളുകളില് പഠിപ്പിക്കുമ്പോൾ അതിന്റേതായ ബെനഫിറ്റുണ്ട്. അത് ഇംഗ്ളീഷ് കുറച്ച് കൂടുതൽ അറിയും എന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ആ, പ്രത്യേകിച്ച് ബുദ്ധിയൊന്നുമുണ്ടാവൂലാ...ഗവൺമെന്റിൽ അങ്ങനെയല്ലാ...

. ങ്....നല്ലതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകരും കുട്ടികള കൂടെ കുറേ...നമ്മളെ... കായികപരമായിട്ടുള്ള പരിശീലനം നൽകുന്ന ഒരേയൊരു സ്ഥാപനമേ ഉള്ളൂ..അത് ഗവൺമെന്റ് സ്കൂളുകളാണ്.

പ്രൈവറ്റ് കോളേജില് എവിടേങ്കിലും ഇംഗ്ളീഷ് മീഡിയത്തിൽ ചേർത്താൽ മതി, അങ്ങനെയാകുമ്പോ ഓര് നല്ലോണം നോക്കും പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ്.

ഇപ്പൊ എന്താ ഫുള്ളി ഇംഗ്ളീഷേ അറിയുള്ളൂ...നമ്മൾ...നമ്മൾ പഠിച്ചത്...നമ്മടെ എഡ്യൂക്കേഷൻ നമ്മടെ വിദ്യാഭ്യാസം എങ്ങനെയാ വളരേണ്ട എന്നുവച്ചാല്... നമ്മുടെ മാതൃഭാഷയെ അനുസരിച്ചാവണം നമ്മടെ വിദ്യാഭ്യാസവും വളരേണ്ടത്. രീതി. പക്ഷേ എന്റെ മോൻ വളർന്നത്, ഓന് ഇംഗ്ളീഷ് പടിക്കണമായ്ന്ന്...ഇംഗ്ളീഷ് എന്നുള്ള ടെന്ഷനിലാണ് ഓൻ വളർന്നത്.

അപ്പൊ ഒരിക്കലും ഞമ്മള് അതിന് നിക്കരുത്. എനിക്കുണ്ടായ ഒരേയൊരു തെറ്റ് അതാണ്. എൻ്റെ മോനെ ഞാൻ ഇംഗ്ളീഷ് മീഡിയം ചേർത്തത് . അല്ലാ, ഈ മൂന്ന് വയസായിട്ടുള്ള കുട്ടിക്കാ..അപ്പൊ കുട്ടിയെ ഇപ്പൊ തന്നെ ചേർക്കണോ അതോ ഒരു നാല് വയസായിട്ട് ചേർത്താൽ മതിയോ? ഇല്ലില്ലാ നേരത്തേ ചേർക്കുകയാണെങ്കില് നമ്മട അങ്കണവാടി, അതേപോലെ തന്നെ നമ്മടെ ബാലവാടി അവിടൊക്കെ ചേർക്കാവും നല്ലത്.കാരണം കുട്ടികൾക്ക് തന്നെ ഏറ്റവും കൂടുതല് ചെറുതായിട്ട് അറി...സ്കൂളുകളിലേക്ക് പോകുമ്പോ ചെറുതായിട്ട് അറിയേണ്ടത് അനിവാര്യമാണ്.

കണക്ക്, ഒന്നേ രണ്ട് ..പിന്നെ...അ, ആ, ഇ, ഈ സ്കൂളില് ചേർക്കേണ്ട, ആദ്യം ബാലവാടിയില് ചേർത്താൽ മതീല്ലേ? ങാ...ഫസ്റ്റ്...ഇല്ലാ ഇപ്പൊ മൂന്ന് വയസ്സല്ലേ ആയിട്ടുള്ളൂ...ബാലവാടി ചേർത്തോളൂ...അതാണ് ഏറ്റവും നല്ലത്. ഉചിതമായി തോന്നുന്ന ഒരു വാസ്തവ...കാര്യമതാണ്

ങാ..പിന്നെ ഈ സ്കൂളിലേക്ക്...ബലവാടിൽ ചേർക്കുമ്പോ കുട്ടികളെ നോക്കൂലേ നേരിക്ക്? ങാ, കുട്ടികളെയൊക്കെ കൃത്യമായിട്ട് നോക്കും. കുട്ടികൾക്ക് കുറച്ചു കൂടുതൽ സമയങ്ങള് കുട്ടികൾക്ക് നല്ലതുപോലെ...ഈ രക്ഷിതാക്കൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകും.ഈ ഉച്ച സമയത്ത് കുട്ടികളെ ഉറക്കുക എന്നുള്ളതൊക്കെ...

പക്ഷെ..ബാലവാടികളിൽ അങ്ങനെയല്ല. ടീച്ചേർസ് തന്നെ അധ്യാപകർ തന്നെ അതിനൊക്കെ വളരെ കൃത്യമായിട്ട് കുട്ടികളെ അച്ചടക്കത്തോടെ നോക്കും ബാലവാടിയില് ഈ ബാലവാടി...അത് പ്രൈവറ്റ് ആണോ? അതോ ഗവൺമെന്റിന്റെ... ഗവൺമെന്റാണ്.അത് ബാലവാടി ന് ഉള്ളത് നമ്മടെ സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവന്ന ഒരു മഹത്തായൊരു പ്രസ്ഥാനമാണ്.

അവിടെ എല്ലാതും പഠിപ്പിക്കും, എല്ലാതും പഠിപ്പിക്കും. ഇംഗ്ളീഷിലുള്ള ആദ്യ അക്ഷരങ്ങൾ, പിന്നെ ഇംഗ്ളീഷില് അക്ഷരമാല, മലയാള അക്ഷരമാല, കണക്ക്, ഗണിതശാസ്ത്രം പിന്നെ അതുപോലെ തന്നെ ഈ സയൻസിന്റെ ചെറിയ പാഠങ്ങൾ.. എല്ലാം.... ചെക്ക്ഡ്‌ അഗൈൻ, കുഡ്ന്റ്‌ ഫൈൻഡ്‌ തെ മിസ്സിങ്‌ പാർട്ട്‌,പ്ലീസ്‌ ലെറ്റ്‌ മെ ക്നോ ഐഎഫ്‌ തിസ്‌ വാസ്‌ അ മിസ്റ്റേക്ക്‌ ഓർ എറർ പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ഫുഡ് ഉം നമുക്ക് അവിടന്ന് കിട്ടും. ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ട് ഞമക്ക് അവിടുന്ന് കിട്ടും. ഫീസ്? ഫീ എത്ര വരിക? പ്രവേശനത്തുക ആയിട്ടെന്താ വരിക?

സർക്കാരിന്റെ....അതൊക്കെ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ചേർക്കാൻ അഡ്മിഷൻ ന് ഒരു 150 രൂപ. അങ്ങനെയെന്തോ വരുവേ ഉള്ളെന്ന് തോന്നുന്നു. ങാ..എന്നാ ശരി, ഇത്രയും...